മനസ്സു പറയുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
കാലാവസ്ഥ മാറുകയാണ്
ഇപ്രാവശ്യം വേനൽ കുറച്ചധികമായിരുന്നു
എങ്കിലും കാലവർഷം പതിവുപോലെ സമയത്തുതന്നെ മുന്നേറുകയാണെന്നത് സന്തോഷമേകുന്നു
രാജ്യത്തിന്റെ പലഭാഗങ്ങളിലും നന്നായി പെയ്യുന്ന മഴ കാരണം കാലാവസ്ഥ സുഖമുള്ളതായിരിക്കുന്നു
മഴയ്ക്കുശേഷമുള്ള തണുത്ത കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂടിൽ നിന്ന് ആശ്വാസമേകിയിരിക്കുന്നു
ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകളുണ്ടായാലും സ്വന്തം ജീവിതത്തിലോ പൊതുജീവിതത്തിലോ എത്രതന്നെ പിരിമുറുക്കത്തിലാണെങ്കിലും മഴക്കാലമെത്തുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുന്നു
ഇന്ന് ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്ര രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ആദരവോടും സന്തോഷത്തോടും ആഘോഷിക്കപ്പെടുകയാണ്
ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭഗവാൻ ജഗന്നാഥന്റെ രഥോത്സവം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു
ഭഗവാൻ ജഗന്നാഥനുമായി രാജ്യത്തെ ദരിദ്രർ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു
ബാബാ സാഹേബ് അംബേദ്കറെക്കുറിച്ചു പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അദ്ദേഹം ഭഗവാൻ ജഗന്നാഥന്റെ ക്ഷേത്രത്തെയും അവിടത്തെ പാരമ്പര്യങ്ങളെയും വളരെ പ്രശംസിച്ചിരുന്നു കാരണം അവ സാമൂഹിക നീതിയും സാമൂഹിക സമത്വവും ഉൾക്കൊള്ളുന്നതാണ്
ഭഗവാൻ ജഗന്നാഥൻ ദരിദ്രരുടെ ദേവനാണ്
ഇംഗ്ലീഷിൽ ജഗർനട്ട് എന്നൊരു വാക്കുള്ളത് വളരെ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കൂം
അതിന്റെ അർഥം ആർക്കും തടയാനാവാത്ത രഥമെന്നാണ്
ഈ ജഗർനട്ടിന്റെ നിഘണ്ടുവിലെ അർഥം നോക്കിയാൽ ഈ വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഭഗവാൻ ജഗന്നാഥന്റെ രഥത്തിൽ നിന്നാണെന്നു കാണാം
ലോകംതന്നെ ജഗന്നാഥന്റെ ഈ രഥയാത്രയ്ക്ക് തങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് മാഹാത്മ്യം കല്പ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം
ഭഗവാൻ ജഗന്നാഥന്റെ രഥയാത്രയുടെ ഈ അവസരത്തിൽ ഞാൻ എല്ലാ ദേശവാസികൾക്കും ശുഭാശംസകളേകുന്നു ഭഗവൻ ജഗന്നാഥന്റെ ശ്രീചരണങ്ങളെ നമിക്കുകയും ചെയ്യുന്നു
ഭാരതത്തിന്റെ വൈവിധ്യം അതിന്റെ വൈശിഷ്ട്യവും ശക്തിയുമാണ്
റംസാന്റെ പുണ്യമാസം എല്ലാവരും ആരാധനയോടും പവിത്രമായും ആഘോഷിച്ചു
ഇപ്പോൾ ഈദ് എത്തിയിരിക്കുന്നു
ഈദ് ഉൽഫിത്തറിന്റെ ഈ അവസരത്തിൽ എല്ലാവർക്കും അനേകം ഈദ് ആശംസകൾ നേരുന്നു
റംസാൻ മാസം പുണ്യമായ ദാനത്തിന്റെ മാസമാണ് സന്തോഷം പങ്കുവയ്ക്കപ്പെടുന്ന മാസമാണ്
പങ്കുവയ്ക്കപ്പെടുന്നതനുസരിച്ച് സന്തോഷം വർധിക്കയും ചെയ്യുന്നു
വരൂ നമുക്കേവർക്കും ചേർന്ന് ഈ പവിത്രമായ ഉത്സവങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷം പങ്കുവയ്ക്കാം രാജ്യത്തെ മുന്നോട്ടു നയിക്കാം
റംസാന്റെ ഈ പുണ്യമാസത്തിൽ ഉത്തർപ്രദേശിലെ ബിജനൌറിലെ മുബാറക്പുർ ഗ്രാമത്തിലുണ്ടായ പ്രേരണാദായകമായ ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി
ഏകദേശം 3500ഓളം വരുന്ന നമ്മുടെ മുസ്ലീം സഹോദരീ സഹോദരന്മാരുടെ കുടുംബങ്ങൾ ആ ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു
ഒരു തരത്തിൽ മുസ്ലീം കുടുംബത്തിലെ സഹോദരീ സഹോദരന്മാരാണ് അവിടെത്തെ ജനസംഖ്യയിൽ അധികവും
ഈ റംസാൻ സമയത്ത് ആ ഗ്രാമവാസികൾ ഒരുമിച്ചു ചേർന്ന് ശൌചാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു
ഇങ്ങനെ ശൌചാലയം നിർമ്മിക്കാൻ ഗവൺമെന്റിന്റെ പക്കൽ നിന്നും ധനസഹായം കിട്ടുന്നുണ്ട്
ഏകദേശം 17 ലക്ഷത്തോളം രൂപ സഹായമായി അവർക്കു നല്കി
നിങ്ങൾക്കിതറിയുമ്പോൾ ആശ്ചര്യവും സന്തോഷവും തോന്നും ഈ റംസാന്റെ പുണ്യമാസത്തിൽ അവിടത്തെ എല്ലാ മുസ്ലീം സഹോദരീ സഹോദരന്മാരും ചേർന്ന് ഗവൺമെന്റിന് ഈ 17 ലക്ഷം രൂപാ മടക്കി നല്കി
ഞങ്ങളുടെ ശൌചാലയം ഞങ്ങളുടെ അധ്വാനം കൊണ്ട് ഞങ്ങളുടെ പണം കൊണ്ട് നിർമ്മിക്കും എന്നു പറഞ്ഞു
ഈ 17 ലക്ഷം രൂപ ഗ്രാമത്തിന്റെ മറ്റാവശ്യങ്ങൾക്കായി ചിലവാക്കൂ
റംസാന്റെ ഈ പവിത്രമായ അവസരത്തെ സമൂഹത്തിന്റെ നന്മയ്ക്കുള്ള അവസരമാക്കി മാറ്റിയതിന് ഞാൻ മുബാറക്പുരിലെ എല്ലാ ഗ്രാമവാസികളെയും അഭിനന്ദിക്കുന്നു
അവരുടെ ഓരോ പ്രവൃത്തിയും വളരെ പ്രേരണയേകുന്നതാണ്
ഏറ്റവും മഹത്തായ കാര്യം അവർ മുബാരക്പുരിനെ വെളിയിട വിസർജ്ജന മുക്തമാക്കി എന്നതാണ്
നമ്മുടെ രാജ്യത്തെ സിക്കിം ഹിമാചൽ പ്രദേശ് കേരളം എന്നീ മൂന്നു സംസ്ഥാനങ്ങൾ മുമ്പുതന്നെ വെളിയിടവിസർജ്ജന മുക്ത സംസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു
ഈ ആഴ്ചയിൽ ഉത്തരാഖണ്ഡും ഹരിയാനയും കൂടി ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു
ഈ അഞ്ചു സംസ്ഥാനങ്ങളുടെയും ഭരണകൂടത്തോടും അധികാരികളോടും സാധാരണജനങ്ങളോടും ഞാൻ കൃതജ്ഞത വ്യക്തമാക്കുന്നു
വ്യക്തിജീവിതത്തിലും സമൂഹജീവിതത്തിലും എന്തെങ്കിലും നല്ലതു ചെയ്യണമെങ്കിൽ വളരെയധികം അധ്വാനിക്കേണ്ടതുണ്ടെന്ന് നമുക്കു നന്നായി അറിയാം
നമ്മുടെ കൈയ്യക്ഷരം മോശമാണെങ്കിൽ അത് നന്നാക്കണമെങ്കിൽ വളരെക്കാലം വളരെ ശ്രദ്ധയോടെ ശ്രമിക്കേണ്ടി വരും
അപ്പോഴേ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശീലം മാറുകയുള്ളൂ
സ്വച്ഛതയുടെ കാര്യവും അങ്ങനെതന്നെയാണ്
ചില മോശപ്പെട്ട ശീലങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കുന്നു
നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായിരിക്കുന്നു
ഇതിൽ നിന്നു മോചനം നേടാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കേണ്ടിവരും
എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കേണ്ടി വരും
പ്രചോദനമേകുന്ന നല്ല സംഭവങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം
ഇന്ന് സ്വച്ഛത ഒരു ഗവൺമെന്റ് പരിപാടി അല്ലാതായിരിക്കുന്നതിൽ എനിക്കു വളരെ സന്തോഷമുണ്ട്
ഇപ്പോഴിത് ജനസമൂഹത്തിന്റെ സാധാരണ ജനങ്ങളുടെ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു
ഭരണത്തിലിരിക്കുന്ന ആളുകളും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ കാര്യം മുന്നോട്ടു നീക്കുമ്പോൾ എത്രയാണ് ശക്തി വർധിക്കുന്നത്
കഴിഞ്ഞ ദിവസം വളരെ നല്ല ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽ പെട്ടു
അതു ഞാൻ നിങ്ങളോടു പറയാനാഗ്രഹിക്കുന്നു
ആന്ധ്രപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ സംഭവമാണ്
അവിടത്തെ ഭരണകൂടം പൊതുജന സഹകരണത്തോടെ ഒരു വലിയ സംരംഭം ആരംഭിച്ചു
മാർച്ച് 10 രാവിലെ 6 മണി മുതൽ മാർച്ച് 14 രാവിലെ 10 മണി വരെ നൂറു മണിക്കൂർ നീളുന്ന സംരംഭം
എന്തായിരുന്നു ലക്ഷ്യം നൂറു മണിക്കൂർ കൊണ്ട് 71 ഗ്രാമ പഞ്ചായത്തുകളിലായി പതിനായിരം ശൌചാലയങ്ങൾ നിർമ്മിക്കുക
സാധാരണ ജനങ്ങളും ഭരണകൂടവും ചേർന്ന് 100 മണിക്കൂറിനുള്ളിൽ പതിനായിരം ശൌചാലയമുണ്ടാക്കുന്ന ജോലി വിജയകരമായി പൂർത്തീകരിച്ചു എന്നറിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കെല്ലാം സന്തോഷം തോന്നും
71 ഗ്രാമങ്ങൾ വെളിയിടവിസർജ്ജന മുക്തമായി
ഭരണത്തിലിരിക്കുന്നവരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും വിജയനഗർ ജില്ലയിലെ ആ ഗ്രാമത്തിലെ പൌരന്മാരെയും ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു
അധ്വാനത്തിന്റെ പാരമ്യത്തിലൂടെ അവർ പ്രചോദനമേകുന്ന ഒരു വലിയ ഉദാഹരണമാണ് മുന്നോട്ടു വച്ചത്
ഈയിടയായി മൻ കീ ബാത്തിലേക്ക് ജനങ്ങളിൽ നിന്ന് കൂടുതൽ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്
നരേന്ദ്രമോദി ആപ് ലും മൈ ഗവ്
ഇൻ ലും കത്തുകളിലൂടെയും ആകാശവാണി വഴിയായും
ശ്രീമാൻ പ്രകാശ് ത്രിപാഠി അടിയന്തരാവസ്ഥയുടെ കാലം ഓർമ്മിച്ചുകൊണ്ട് എഴുതി
ജൂൺ 25 എന്ന തീയ്യതിയെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ കറുത്ത കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അവതരിപ്പിച്ചു
ജനാധിപത്യത്തോട് പ്രകാശ് ത്രിപാഠിക്കുള്ള ഈ ജാഗ്രത പ്രശംസനീയമാണ്
ജനാധിപത്യം ഒരു വ്യവസ്ഥ മാത്രമല്ല അതൊരു സംസ്കാരം കൂടിയാണ്
എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി നിരന്തരമായ ജാഗരൂകതയാണ് സ്വാതന്ത്ര്യത്തിന്റെ വില
ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ നിരന്തരമായ ജാഗരൂകത ആവശ്യമാണ് അതുകൊണ്ട് ജനാധിപത്യത്തിന് ആഘാതമേല്ക്കുന്ന കാര്യങ്ങളും ഓർമ്മയിൽ വയ്ക്കേണ്ടതുണ്ട് എന്നിട്ട് ജനാധിപത്യത്തിന്റെ നല്ല കാര്യങ്ങളുടെ ദിശയിലേക്ക് മുന്നേറുകയും വേണം
1975 ജൂൺ 25 ഒരു ജനാധിപത്യവിശ്വാസിക്കും മറക്കാനാവാത്ത കാളരാത്രിയായിരുന്നു അത്
ഒരു തരത്തിൽ ഭരണകൂടം രാജ്യത്തെ കാരാഗൃഹമാക്കി മാറ്റുകയായിരുന്നു
എതിർപ്പിന്റെ സ്വരങ്ങളെ അടിച്ചമർത്തി
ജയപ്രകാശ് നാരായണനടക്കം രാജ്യത്തെ ബഹുമാന്യരായ നേതാക്കളെ ജയിലുകളിലടച്ചു
നീതിന്യായ വ്യവസ്ഥയ്ക്കും അടിയന്തരാവസ്ഥയുടെ ആ ഭയാനകമായ നിഴലിൽ നിന്ന് രക്ഷപെടാനായില്ല
പത്രമാധ്യമങ്ങളെ തീർത്തും നിഷ്പ്രയോജനങ്ങളാക്കി
ഇന്നത്തെ പത്രപ്രവർത്തന മേഖലയിലെ വിദ്യാർഥികളും ജനാധിപത്യവുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നവരും ആ കറുത്ത കാലഘട്ടത്തെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ ജാഗരൂകത വർധിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ ശ്രമം വേണം താനും
അന്ന് അടൽ ബിഹാരി വാജ്പേയിജിയും ജയിലിലായിരുന്നു
അടിയന്താരവസ്ഥ പ്രഖ്യാപിച്ച് ഒരു വർഷമായപ്പോൾ അടൽജി ഒരു കവിത എഴുതിയിരുന്നു
അദ്ദേഹം അക്കാലത്തെ മനഃസ്ഥിതിയാണ് ആ കവിതയിൽ വർണ്ണിച്ചത്
പൊള്ളിക്കും ശീതകാലം
ശരത്കാലനിലാവും മന്ദമന്ദം
പൊള്ളിക്കും ശീതകാലം
ശരത്കാലനിലാവും മന്ദമന്ദം
തേങ്ങും ശ്രാവണത്തിൻ
അന്തരാത്മാവോ വിറങ്ങലിച്ചു
ഒരു വർഷം കടന്നുപോയി
ഒരു വർഷം കടന്നുപോയി
അഴികളിൽ ഞെരിയും ലോകം
പ്രാണനാം പക്ഷി പിടയുന്നു
അഴികളിൽ ഞെരിയും ലോകം
പ്രാണനാം പക്ഷി പിടയുന്നു
ഭൂമിമുതലാകാശം വരെയും
ഭൂമിമുതലാകാശം വരെയും
മോചനഗീതം മുഴങ്ങിടുന്നു
ഒരു വർഷം കടന്നുപോയി
ഒരു വർഷം കടന്നു പോയി
വഴിക്കണ്ണുമായി ലോകം
ഓരോനിമിഷവും ദിനങ്ങളെണ്ണുന്നതും
വഴിക്കണ്ണുമായി ലോകം
ഓരോനിമിഷവും ദിനങ്ങളെണ്ണുന്നതും
മടങ്ങിയെത്തും എന്നെങ്കിലും
മടങ്ങിയെത്തും എന്നെങ്കിലും
അകതാരിലെ ദൈവമെങ്ങുപോയ്
ഒരു വർഷം കടന്നുപോയി
ജനാധിപത്യത്തെ സ്നേഹിച്ചവർ വലിയ പോരാട്ടം നടത്തി
ഭാരതം പോലുള്ള രാജ്യം ഇത്രയും വിശാലമായ രാജ്യം
അവിടെ അവസരം കിട്ടിയപ്പോൾ ഓരോ പൌരന്റെയം സിരകളിൽ ജനാധിപത്യം എങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പിലൂടെ കാട്ടിക്കൊടുത്തു
ഓരോ ആളിന്റെയും ഓരോ സിരകളിലും വ്യാപിച്ചിരിക്കുന്ന ജനാധിപത്യവികാരം നമ്മുടെ അനഘമായ പൈതൃകസ്വത്താണ്
ഈ പൈതൃകസ്വത്തിനെ നമുക്ക് കൂടുതൽ സുശക്തമാക്കണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എല്ലാ ഹിന്ദുസ്ഥാനിയും ഇന്ന് ലോകമെങ്ങും ശിരസ്സുയർത്തിപ്പിടിച്ച് അഭിമാനിക്കുകയാണ്
2017 ജൂൺ 21 ലോകമാകെ യോഗമയമായി
സമുദ്രം മുതൽ പർവ്വതത്തോളം ജനങ്ങൾ അതിരാവിലെ സൂര്യകിരണങ്ങളെ സ്വാഗതം ചെയ്തത് യോഗ ചെയ്തുകൊണ്ടാണ്
ഇതിൽ അഭിമാനം തോന്നാത്ത ഏതു ഹിന്ദുസ്ഥാനിയാണുണ്ടാവുക
യോഗ മുമ്പില്ലായിരുന്നു എന്നല്ല
എന്നാലിന്ന് യോഗയുടെ ചരടിനാൽ കോർത്തിണക്കപ്പെട്ടപ്പോൾ യോഗ ലോകത്തെ ഇണക്കിച്ചേർക്കാനുള്ള കണ്ണിയായി
ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും യോഗാദിനത്തെ ഒരു അവസരമാക്കി
ചൈനയിൽ വൻമതിലിന്റെ മുകളിൽ ആളുകൾ യോഗ ചെയ്തു
പെറുവിൽ ലോക പൈതൃക ഇടമായ മാച്ചു പിച്ചുവിൽ സമുദ്രനിരപ്പിൽനിന്ന് 2400 മീറ്റർ ഉയരത്തിൽ ആളുകൾ യോഗ ചെയ്തു
ഫ്രാൻസിൽ ഈഫൽ ടവറിന്റെ നിഴലിൽ ആളുകൾ യോഗ ചെയ്തു
യുഎഇയിലെ അബുദാബിയിൽ നാലായിരത്തിലധികം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്തു
അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്തിൽ ഇന്ത്യാ അഫ്ഗാൻ സൌഹൃദ അണക്കെട്ടായ സൽമാ അണക്കെട്ടിൽ യോഗ ചെയ്ത് ഭാരതവുമായുള്ള സൌഹൃദത്തിന് ഒരു പുതിയ തലം പ്രദാനം ചെയ്തു
സിംഗപ്പൂർ പോലെയുള്ള ചെറിയ രാജ്യത്ത് 70 സ്ഥലങ്ങളിൽ ഈ പരിപാടി നടന്നു ഒരാഴ്ച നീളുന്ന പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു
ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് 10 സ്റ്റാമ്പുകൾ പുറത്തിറക്കി
ഐക്യരാഷ്ട്രസഭാ മുഖ്യാലയത്തിൽ യോഗാ സെഷൻ വിത്ത് യോഗ മാസ്റ്റേഴ്സ് എന്ന പരിപാടി നടത്തി
ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥർ ലോകമെങ്ങുമുള്ള നയതന്ത്രജ്ഞർ തുടങ്ങിയവരെല്ലാം ഇതിൽ പങ്കെടുത്തു
ഇപ്രാവശ്യം യോഗ ഒരിക്കൽ കൂടി ലോക റെക്കാഡ് സൃഷ്ടിച്ചു
ഗുജറാത്തിലെ അഹമദാബാദിൽ ഏകദേശം അമ്പത്തയ്യായിരം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്തുകൊണ്ട് പുതിയ ലോക റെക്കാഡുണ്ടാക്കി
ലഖ്നൌവിൽ എനിക്കും യോഗ പരിപാടിയിൽ പങ്കെടുക്കാനവസരമുണ്ടായി
ആദ്യമായാണ് എനിക്ക് മഴയത്ത് യോഗ ചെയ്യാനുള്ള സൌഭാഗ്യാവസരം കിട്ടിയത്
നമ്മുടെ സൈനികർ മൈനസ് 20 25 40 ഡിഗ്രി തണുപ്പുള്ള സിയാച്ചിനിലും യോഗ ചെയ്തു
നമ്മുടെ സായുധസൈന്യം ബിഎസ്എഫ് ഐടിബിപി സിആർപിഎഫ് സിഐഎസ്എഫ് തുടങ്ങി എല്ലാവരും തങ്ങളുടെ ഡ്യൂട്ടിക്കൊപ്പം യോഗയെയും ജോലിയുടെ ഭാഗമാക്കിയിരിക്കുന്നു
ഈ യോഗനാളിൽ ഞാൻ പറയുകയുണ്ടായി മൂന്നു തലമുറ കാരണം ഇത് മൂന്നാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനമാണല്ലോ ഞാൻ പറഞ്ഞത് കുടുംബത്തിലെ മൂന്നു തലമുറ ഒരുമിച്ച് യോഗ ചെയ്ത് അതിന്റെ ഫോട്ടോ ഷെയർ ചെയ്യണമെന്നായിരുന്നു
ചില ടിവി ചാനലുകളും ഇതിന് പ്രചാരം കൊടുത്തു
ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫോട്ടോകൾ ലഭിച്ചു അതിൽ നിന്നു തിരഞ്ഞെടുത്ത ചില ഫോട്ടോകൾ നരേന്ദ്രമോദി ആപ് ൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്
ലോകമെങ്ങും യോഗയെക്കുറിച്ചു ചർച്ച നടക്കുന്നതുപോലെ അതിൽ നിന്ന് മറ്റൊരു നല്ല കാര്യം കൂടി രൂപപ്പെടുന്നുണ്ട്
ആരോഗ്യത്തെക്കുറിച്ച് ജാഗരൂകരായ ഇന്നത്തെ സമൂഹം ശാരീരികസ്വാസ്ഥ്യത്തിൽ നിന്ന് ശാരീരികസൌഖ്യത്തിലേക്കു പോകാനുള്ള ദിശയിലാണ് നീങ്ങുന്നത്
അവർ കരുതുന്നത് ശാരീരികസ്വാസ്ഥ്യം നല്ലതുതന്നെ പക്ഷേ സൌഖ്യാവസ്ഥയ്ക്ക് യോഗ ഉത്തമമായ മാർഗ്ഗമാണെന്നാണ്
ഡോക്ടർ അനിൽ സോനാരാ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നു സംസാരിക്കുന്നത് കേൾക്കുക ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടുത്ത കാലത്ത് അങ്ങ് കേരളത്തിൽ വച്ചു പറഞ്ഞതായി കേട്ടു വിവിധയിടങ്ങളിൽ ബൊക്കെ ഉപഹാരമായി നല്കുന്നതിനു പകരം നല്ല പുസ്തകങ്ങൾ ഓർമ്മയ്ക്കുള്ള ഉപഹാരമായി നല്കണമെന്ന്
ഇത് ഗുജറാത്തിൽ താങ്കളുടെ ഭരണകാലത്ത് ആരംഭിക്കുകയുണ്ടായി എന്നാൽ അടുത്ത കാലത്ത് ബൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായി കാണാനാകുന്നു
എന്തെങ്കിലും ചെയ്യാനാവില്ലേ രാജ്യത്തെങ്ങും ബൊക്കെയ്ക്കു പകരം പുസ്തകമെന്നത് നടപ്പിലാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ
കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പരിപാടിക്ക് പോകാൻ അവസരമുണ്ടായി
കേരളത്തിൽ പി
പണിക്കർ ഫൌണ്ടേഷൻ നടത്തുന്ന പരിപാടി വർഷങ്ങളായുള്ളതാണ്
ആളുകൾക്ക് പുസ്തകം വായിക്കുന്ന ശീലമുണ്ടാകാൻ അക്കാര്യത്തിൽ ഒരു ഉണർവ്വുണ്ടാകാൻ വായനദിനം വായനമാസം എന്നിവ ആഘോഷിക്കുന്നു
അതിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനത്തിന് പോകാനുള്ള അവസരമുണ്ടായി
അവർ പറഞ്ഞത് അവർ ബൊക്കെയ്ക്കു പകരം പുസ്തകം കൊടുക്കുന്നു എന്നാണ്
എനിക്ക് നന്നായി എന്നു തോന്നി
എന്റെ മനസ്സിൽ നിന്ന് മറന്നുപോയിരുന്ന ഇക്കാര്യം ഓർമ്മ വന്നു
ഞാൻ ഗുജറാത്തിലായിരുന്നപ്പോൾ ബൊക്കെയ്ക്കു പകരം പുസ്തകം അതല്ലെങ്കിൽ കൈലേസ് കൊടുക്കുന്ന സമ്പ്രദായം ആരംഭിച്ചിരുന്നതാണ്
ഖാദിക്കു പ്രോത്സാഹനം കിട്ടാൻ അത് ഖാദിയുടെ കൈലേസാകട്ടെ എന്നും പറഞ്ഞിരുന്നു
ഞാൻ ഗുജറാത്തിലായിരുന്നിടത്തോളം ഈ പരിപാടി തുടർന്നുപോന്നു
എന്നാൽ അവിടെ നിന്നു പോന്നശേഷം ആ ശീലം വിട്ടുപോയി
പക്ഷേ കേരളത്തിലെ ഈ പരിപാടിയിൽ വച്ച് ഇക്കാര്യത്തിൽ വീണ്ടും എനിക്കുണർവ്വുണ്ടായി
ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് താഴേക്കു കൊടുക്കാൻ തുടങ്ങിയിരിക്കയാണ്
നമുക്കിത് സാവധാനം ഒരു സ്വഭാവമാക്കി മാറ്റാം
ബൊക്കെയുടെ ആയുസ്സും വളരെ കുറവാണ്
കൈയ്യിൽ വാങ്ങിയ ശേഷം ഉപേക്ഷിക്കുകയാണു ചെയ്യുക
എന്നാൽ പുസ്തകം നൽ്കിയാൽ അത് ഒരു തരത്തിൽ വീടിന്റെ ഭാഗമായി മാറുന്നു
കുടുംബത്തിന്റെ ഭാഗമായി മാറുന്നു
ഖാദിയുടെ കൈലേസ് കൊടുത്തു സ്വാഗതം ചെയ്താലും എത്രയോ ദരിദ്രകുടുംബങ്ങൾക്കാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്
ചെലവും കുറവായിരിക്കും ശരിയായ രീതിയിൽ അതുകൊണ്ട് ഉപയോഗവുമുണ്ടാകും
ഞാനിതു പറയുമ്പോൾ ഇതിന് ചരിത്രപരമായ എത്ര പ്രാധാന്യമുണ്ടെന്നോർക്കണം
ഞാൻ കഴിഞ്ഞ വർഷം യുകെയിൽ പോയപ്പോൾ ലണ്ടനിൽ ബ്രിട്ടന്റെ എലിസബത്ത് രാജ്ഞി എന്നെ ഭക്ഷണത്തിനു ക്ഷണിച്ചു
മാതൃസഹജമായ സ്നേഹത്തിന്റെ അന്തരീക്ഷമായിരുന്നു
വളരെ മമതയോടെ എന്നെ ഭക്ഷണം കഴിപ്പിച്ചു എന്നാൽ പിന്നിട് അവർ എനിക്ക് വളരെ ആദരവോടെ വൈകാരികമായ അന്തരീക്ഷത്തിൽ ചെറിയ ഖാദിനൂൽകൊണ്ടു നെയ്തെടുത്ത കൈലേസ് കാട്ടിത്തന്നു തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞത് അവരുടെ വിവാഹവേളയിൽ വിവാഹാശംസകളോടെ ഗാന്ധിജി അയച്ചു കൊടുത്തതാണെന്നാണ്
എത്രയോ വർഷങ്ങളായിരിക്കുന്നു എന്നാൽ എലിസബത്ത് രാജ്ഞി മഹാത്മാഗാന്ധി നൽകിയ കൈലേസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു
അതിലുള്ള തികഞ്ഞ സന്തോഷത്തോടെ എന്നെ അതു കാണിക്കുകയായിരുന്നു
ഞാനതു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനതിൽ തൊട്ടു നോക്കണമെന്നായിരുന്നു ആഗ്രഹം
മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയ ഉപഹാരം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു അവരുടെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു
ഇത്തരം ശീലങ്ങൾ ഒരു രാത്രികൊണ്ട് മാറില്ലെന്നെനിക്കറിയാം
ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വിമർശനത്തിനും ഇടയാകും
എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടണ്ടതുണ്ട് ശ്രമം തുടരേണ്ടതുണ്ട്
എന്നു കരുതി എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ബൊക്കെ തന്നാൽ സ്വീകരിക്കില്ല എന്നെനിക്കു പറയാനാവില്ല
അതു ചെയ്യാൻ പറ്റില്ല
എങ്കിലും വിമർശനങ്ങളുയരും
പക്ഷേ കാര്യം പറയും സാവധാനം മാറ്റമുണ്ടാകും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ പ്രധാനമന്ത്രിയെന്ന നിലിയൽ പല തരത്തിലുള്ള ജോലികളുണ്ട്
ഫയലുകളിൽ മുങ്ങിപ്പോകുന്നു
എങ്കിലും എനിക്കു വരുന്ന കത്തുകളിൽ ചില കത്തുകൾ ദിവസേന വായിക്കുന്ന ശീലം ഉണ്ടായിട്ടുണ്ട്
അതുകൊണ്ട് എനിക്കു സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാകുന്നു
പല തരത്തിലുള്ള കത്തുകൾ കിട്ടുന്നുണ്ട് പല തരത്തിലുള്ള ആളുകൾ കത്തയക്കുന്നുണ്ട്
കഴിഞ്ഞ ദിവസം ഒരു കത്ത് വായിക്കാനിടയായി അതെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോടു പറയണമെന്നു തോന്നുന്നു
തെക്കേയറ്റത്ത് തമിഴ് നാട്ടിൽ മധുരയിൽ നിന്നുള്ള ഒരു കുടുംബിനി അരുൾമോഴി ശരവണൻ എനിക്കൊരു കത്തയച്ചു
എന്തായിരുന്നു ആ കത്തിലെന്നറിയണ്ടേ കുട്ടികളുടെ പഠനം കണക്കിലെടുത്ത് കുറച്ചെന്തെങ്കിലും സാമ്പത്തിക കാര്യത്തിലേർപ്പെടുന്നതിനെക്കുറിച്ചാലോചിച്ചു
കുടുംബത്തിന് അൽപം സാമ്പത്തിക സഹായമാകുമല്ലോ എന്നു കരുതി
അതിനായി ഞാൻ മുദ്രാ പദ്ധതി പ്രകാരം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു ചന്തയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്ന ജോലി ആരംഭിച്ചു
ഇത്രയുമായപ്പോൾ ഗവൺമെന്റ്ഇമാർകറ്റ് പ്ലേസ് എന്ന പേരിൽ ഒരു ഏർപ്പാടു തുടങ്ങിയിട്ടുണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽപെട്ടു
എന്താണെന്നു തിരക്കി ചിലരോടു ചോദിച്ചു
ഞാൻ അതിൽ പേരു രജിസ്റ്റർ ചെയ്തു
ഞാൻ ദേശവാസികളോടു പറയാനാഗ്രഹിക്കുന്നത് നിങ്ങൾക്കും അവസരം കിട്ടിയാൽ ഇന്റർനെറ്റിൽ ഇജെമ്മിൽ നോക്കുക
പുതിയ തരത്തിലുള്ള ഒരു വിപുലമായ പദ്ധതിയാണ്
ഗവൺമെന്റിന് എന്തെങ്കിലും വിതരണം ചെയ്യാനാഗ്രഹിക്കുന്നവർ ചെറിയ ചെറിയ സാധനങ്ങൾ വിതരണം ചെയ്യാനാഗ്രഹിക്കുന്നവർ വൈദ്യുതി ബൾബ് ചവറുകുട്ട ചൂൽ കസേര മേശ തുടങ്ങിയവ എത്തിക്കാനാഗ്രഹിക്കുന്നവർ അതിൽ രജിസ്റ്റർ ചെയ്യണം
എന്തു തരത്തിലുള്ള സാധനമാണ് കൈയിലുള്ളതെന്നാൽ അതെക്കുറിച്ച് അതിൽ സൂചിപ്പിക്കാം എന്തുവിലയ്ക്കു വില്ക്കും എന്നെഴുതാം ഗവൺമെന്റ് വകുപ്പുകൾ അനിവാര്യമായും ഇതിൽ നോക്കണം വാങ്ങുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തിൽ ദാക്ഷിണ്യം വിചാരിക്കാതെ കുറഞ്ഞ വിലയിൽ ആരു തരും എന്നു നോക്കണം
എന്നിട്ട് ഓർഡർ അയയ്ക്കണം
അതുകൊണ്ട് ഇടനിലക്കാർ ഇല്ലാതെയായി
തീർത്തും സുതാര്യത ഉണ്ടായി
ഇടനിലക്കാരില്ലാതെ സാങ്കേതിക വിദ്യയിലൂടെയാണ് എല്ലാം നടക്കുന്നത്
അതായത് ഇജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് വകുപ്പുകൾ നോക്കും
ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് കുറഞ്ഞ വിലയിൽ കിട്ടും
ഇപ്പോൾ ഈ അരുൾമൊഴി അവർക്കു നല്കാനാകുന്ന സാധനങ്ങളെക്കുറിച്ച് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു
അവരെനിക്കെഴുതിയിരിക്കുന്നത് വളരെ താൽപര്യജനകമാണെന്നാണ്
അവർ പറയുന്നു എനിക്ക് മുദ്ര പദ്ധതിപ്രകാരം പണം കിട്ടി ബിസിനസ് തുടങ്ങി ഇജെമ്മിൽ എനിക്ക് നല്കാനാകുന്നതെന്തെന്ന് പട്ടിക ചേർത്തു
എനിക്ക് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നുതന്നെ ഓർഡർ കിട്ടി പിഎംഒ യിൽ നിന്ന്
എനിക്കും അതൊരു പുതിയ വാർത്തയായിരുന്നു
പിഎംഒയിൽ എന്ത് വാങ്ങിയെന്ന് അവർ സൂചിപ്പിച്ചു രണ്ടു തെർമോസ് വാങ്ങിയത്രേ
1600 രൂപ ലഭിച്ചുവെന്ന്
ഇതാണ് ശാക്തീകരണം
ഇതാണ് വ്യവസായസംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം
അരുൾമൊഴി എനിക്ക് കത്തെഴുതിയിരുന്നില്ലെങ്കിൽ ഇക്കാര്യം എന്റെ ശ്രദ്ധയിൽ വരുമായിരുന്നില്ല
ഇജെം എന്ന ഏർപ്പാടിലൂടെ അങ്ങുദൂരെ ഒരു ചെറിയ ജോലി ചെയ്യുന്ന കുടുംബിനിയിൽ നിന്നൊരു സാധനം പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിന് വാങ്ങാനാകുമെന്നു എനിക്കറിയില്ലായിരുന്നു
ഇതാണ് രാജ്യത്തിന്റെ ശക്തി
ഇതിൽ സുതാര്യതയുണ്ട് ശാക്തീകരണമുണ്ട് ഇതിൽ വ്യവസായസംരംഭകത്വമുണ്ട്
ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം
തങ്ങളിലൂടെ സാധനങ്ങൾ വില്ക്കാനാഗ്രഹിക്കുന്നവർ ഇതുമായി അധികാധികം ബന്ധപ്പെടുക
ഇത് കുറഞ്ഞ ഗവണ്മെന്റ് പരമാവധി ഭരണനിർവ്വഹണം എന്നതിന്റെ ഒരു നല്ല ഉദാഹരണമാണെന്നു ഞാൻ വിചാരിക്കുന്നു
എന്താണിതിന്റെ ലക്ഷ്യം കുറഞ്ഞ വില കൂടുതൽ സൌകര്യം കാര്യക്ഷമതയും പിന്നെ സുതാര്യതയും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഒരു വശത്ത് നാം യോഗയുടെ കാര്യത്തിൽ അഭിമാനിക്കുന്നു മറുവശത്ത് സ്പേസ് സയൻസിൽ നമുക്കുള്ള കഴിവിലും നമുക്കഭിമാനിക്കാം
നമ്മുടെ കാലുകൾ യോഗയുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിലുറച്ചുനിൽക്കുന്നുവെങ്കിലും നമ്മുടെ സ്വപ്നം ദൂരെ ആകാശത്തിന്റെ ആ ചക്രവാളങ്ങളെ കടന്ന് പോകാനും കൂടിയുള്ളതാണെന്നതാണ് ഭാരതത്തിന്റെ വൈശിഷ്ട്യം
കഴിഞ്ഞ ദിവസങ്ങളിൽ കളിക്കളത്തിലും വിജ്ഞാനമേഖലയിലും ഭാരതം മികച്ച പ്രവർത്തനം കാഴ്ചവച്ചു
ഇന്ന് ഭാരതം ഭൂമിയിൽ മാത്രമല്ല അന്തരീക്ഷത്തിലും കൊടിക്കൂറ പാറിക്കയാണ്
രണ്ടുനാൾ മുമ്പ് ഐഎസ്ആർഓ കാർട്ടോസാറ്റ് 2 സീരീസിലെ ഉപഗ്രഹത്തോടൊപ്പം 30 നാനോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു
ഈ ഉപഗ്രഹങ്ങളിൽ ഭാരതത്തിന്റേതു കൂടാതെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ 15 രാജ്യങ്ങളുടേതുമുണ്ടായിരുന്നു
ഭാരതത്തിന്റെ ഈ നാനോ ഉപഗ്രഹ മുന്നേറ്റത്തിലൂടെ കാർഷികമേഖലയിലും കർഷകവൃത്തിയിലും പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലും വളരെയധികം സഹായം ലഭിക്കും
നമുക്കോർമ്മയുണ്ടാകും കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഐഎസ്ആർഓ ജിസാറ്റ് 19 വിജയകരമായി വിക്ഷേപിക്കുകയുണ്ടായി
ഇതുവരെ ഭാരതം വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ഭാരമുള്ള ഉപഗ്രഹമായിരുന്നു ഇത്
നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ ഇതിനെ ആനയുടെ ഭാരവുമായി താരതമ്യം ചെയ്തു അതിൽ നിന്നും അന്തരീക്ഷമേഖലയിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ എന്താണു ചെയ്തിരിക്കുന്നതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ
ജൂൺ 19 ന് മംഗൾയാൻ മിഷന്റെ ആയിരം ദിനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു
മംഗൾയാൻ മിഷന് നാം വിജയപ്രദമായി ഭ്രമണപഥം കണ്ടെത്തിയപ്പോൾ ഈ ദൌത്യം ആകെക്കൂടി 6 മാസം ലക്ഷ്യംവച്ചുള്ളതായിരുന്നു
ആറുമാസത്തെ ആയുസ്സേ അതിനുണ്ടായിരുന്നുള്ളൂ
എന്നാൽ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായി ആറുമാസം കടന്നെന്നു മാത്രമല്ല ആയിരം ദിവസങ്ങൾക്കുശേഷവും നമ്മുടെ മംഗൾയാൻ മിഷൻ പ്രവർത്തിക്കയാണ് ചിത്രങ്ങൾ അയയ്ക്കുന്നു അറിവുകൾ നല്കുന്നു ശാസ്ത്രീയവിവരങ്ങൾ ലഭിക്കുന്നു
അതായത് കാലാവധിക്കപ്പുറം സ്വന്തം അയുസ്സിനേക്കാളുമപ്പുറം അത് പ്രവർത്തിക്കയാണ്
ഇങ്ങനെ ആയിരം നാൾ കടക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ യാത്രയിൽ നമ്മുടെ അന്തിരീക്ഷയാത്രയിൽ ഒരു വലിയ ചുവടുവയ്പ്പാണ്
ഈയിടയായി കായിക രംഗത്തും നമ്മുടെ യുവാക്കളുടെ ഉത്സാഹം വളരുന്നതായി കാണുന്നുണ്ട്
പഠനത്തോടൊപ്പം കളികളിലും നമ്മുടെ യുവ തലമുറ തങ്ങളുടെ ഭാവി കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു
നമ്മുടെ കളിക്കാർ കാരണം അവരുടെ കഠിനമായ പരിശ്രമം കാരണം അവരുടെ കഴിവുകാരണം രാജ്യത്തിന്റെ ശ്രേയസിന് തിളക്കമേറുന്നു
ഈയടുത്ത നാളിൽ ഭാരതത്തിന്റെ ബാഡ്മിന്റൻ കളിക്കാരൻ കിഡാംബി ശ്രീകാന്ത് ഇൻഡൊനേഷ്യ ഓപ്പണിൽ വിജയം വരിച്ച് രാജ്യത്തിന്റെ അഭിമാനം വർധിപ്പിച്ചു
ഈ നേട്ടത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പരിശീലകനും ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങളർപ്പിക്കുന്നു
കായികതാരം പി
ഉഷയുടെ ഉഷാ സ്കൂൾ ഓഫ് അത്ലെറ്റിക്സിന്റെ സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനവേളയുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുകയുണ്ടായി
നാം കളികളുമായി എത്രമാത്രം ബന്ധപ്പെടുന്നോ അതനുസരിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റും വർധിക്കുന്നു
കളികൾ വ്യക്തിത്വ വികസനത്തിന് വളരെ മഹത്തായ പങ്ക് നിർവഹിക്കുന്നു
സമഗ്ര വ്യക്തിത്വ വികസനത്തിൽ കളിയുടെ മഹത്വം ഏറെയാണ്
രാജ്യത്ത് പ്രതിഭകൾക്ക് ഒരു കുറവുമില്ല
നമ്മുടെ കുടുംബത്തിലും കുട്ടികൾ കളികളിൽ താൽപര്യം കാണിച്ചാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം
അവരെ മൈതാനത്തിൽ നിന്നും വേർപെടുത്തി പുസ്തകപ്പുഴുക്കളാക്കരുത്്
പഠനവും നടക്കട്ടെ അതിൽ മുന്നേറട്ടെ വളരട്ടെ പക്ഷേ കളിയിലാണ് സാമർഥ്യമെങ്കിൽ താത്പര്യമെങ്കിൽ സ്കൂൾ കോളജ് കുടുംബം അടുത്തുള്ള അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ശക്തിയേകണം പ്രോത്സാഹനമേകണം
അടുത്ത ഒളിമ്പിക്സിനായി നമുക്കേവർക്കും സ്വപ്നം കാണേണ്ടതുണ്ട്
വീണ്ടും ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ മഴക്കാലവും തുടർച്ചയായ ഉത്സവാന്തരീക്ഷവും
എല്ലാം ചേർന്ന് ഈ സമയം ഒരു പുതിയ അനുഭൂതിയാണു പകരുന്നത്
നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി മംഗളാശംസകൾ നേരുന്നു
അടുത്ത മൻ കീ ബാത്തിൽ മറ്റു ചില കാര്യങ്ങൾ പറയാം
നമസ്കാരം